നമസ്കാരം നവ്യ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെയും നല്ല വിശേഷം.ഞാൻ ഇവിടെ ഇപ്പോ ഊണ് കഴിക്കാൻ പോകുകയായിരുന്നു. നവ്യയോ?

നല്ല വിശേഷം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഊണ് കഴിച്ചിട്ടില്ല കഴിക്കാൻ പോവുകയാണ് ഇന്ന് ഞാൻ വളരെ വൈകിയാണ് കഴിച്ചത് രാവിലത്തെ ഭക്ഷണം. അപ്പോൾ കുറച്ചു സമയം കഴിഞ്ഞു കഴിക്കാമെന്ന് വിചാരിച്ചു ആണല്ലെ? വൈകി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലല്ലോ?

എനിക്ക് ഇവിടെ ചോറും മീൻ കറിയുമാണ് ഭക്ഷണം ഇന്ന് . നല്ല മുളകിട്ട് വറ്റിച്ച മീൻകാരിയാണ്. മീൻകറി സനീഷക്ക് ഇഷ്ടമാണോ ആ അതേ അതേ എനിക്ക് പണ്ട് അത്ര ഇഷ്ടമായിരുന്നില്ല മീൻകറി. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഓരോ മീൻ കഴിക്കുമ്പോ ഓരോരോ വ്യത്യാസംആയ സ്വാദുകൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട് ഇപ്പോൾ ചാളക്കാണെങ്കില് വേറെ ഒരു സ്വാദാണ്. ആ പിന്നെ അതേപോലെ നെയ്മീൻ അങ്ങനെ അങ്ങനെ പല പല പല തരം മീനുകൾ ഉണ്ടല്ലോ? എല്ലാത്തിനും വ്യത്യസ്തമായ സ്വാദാണ്. അവിടെയോ? നവ്യയ്ക്ക് മീൻ ഇഷ്ടമാണോ? എനിക്ക് എനിക്ക് മീൻ അധികം ഇഷ്ടമല്ല മീന്കറിയൊന്നും ഞാൻ അധികം കൂട്ടാറില്ല എനിക്ക് കൂടുതൽ പ്രിയം കോഴിയോടാണ് കോഴിക്കറിയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം സനീഷക്ക് കോഴിക്കറി ഇഷ്ടമല്ലേ ആണല്ലെ? കോഴി ആയത് കൊണ്ടല്ലേ . ആ എനിക്ക് കോഴിയും ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ ഞാനിപ്പോ മീനാണ് കൂടുതൽ കഴിക്കാറ് . ആതാവുമ്പോ കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിന് നല്ലതും കൂടി ആയതുകൊണ്ട് ഞാൻ മീൻ . പക്ഷേ ഞായറാഴ്ചകളിൽ ഇവിടെ കോഴി വീട്ടിൽ വാങ്ങുമ്പോ എന്തായാലും കോഴിക്കറിയോ, കോഴി പൊരിച്ചതോ കോഴിയുടെ പല വ്യത്യസ്തമായ രീതിയില് ഇവിടെ പാകം ചെയ്യാറുണ്ട്. അവിടെയോ? ഇവിടെ മിക്കപ്പോഴും എനിക്ക് വേണ്ടിയാണു വീട്ടിൽ അമ്മയും അച്ഛനും കൊഴിയൊക്കെ വാങ്ങുന്നത് ഇതിന്റെ പോഷക ഗുണങ്ങളെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ എന്റെ അമ്മ എന്നെ കുറെ ചീത്ത ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ കോഴി കഴിക്കുന്നത്കൊണ്ട് പച്ചക്കറികളൊക്കെ കഴിക്കണമെന്നാണ് എന്റെ അമ്മയും അച്ഛനും എന്നോട് പറയാറുള്ളത് അപ്പോൾ പച്ചക്കറി കുറെ വാങ്ങണം കഴിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്

അതേ അതേ ഞാൻ പച്ചക്കറികളൊക്കെ കഴിക്കാറുണ്ട്. പച്ചക്കറികളില് നമുക്ക് നല്ല പോഷക ഗുണങ്ങളും ഉണ്ടല്ലോ? അത്കൊണ്ട് ഞാൻ പച്ചക്കറികൾ ചില ചില പച്ചക്കറികൾ ഞാൻ പുഴുങ്ങിയിട്ടോക്കെ ഉപ്പിട്ട് കഴിക്കാറുണ്ട്.വൈകുന്നേരം സമയങ്ങളിൽ അത് കഴിക്കാറുണ്ട്. അപ്പോ അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണല്ലോ? പോഷക ഗുണങ്ങൾ നല്ല കൂടുത്തലായത് കൊണ്ട് പച്ചക്കറികൾ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട്. എന്നാലും മീനിലും നല്ല പോഷക ഗുണങ്ങളാണല്ലോ അത്കൊണ്ട് കൂടുതൽ ഉച്ചയ്ക്കും രാത്രിത്തെ ഭക്ഷണത്തിനുമൊക്കെ മീനാണ് കൂടുതലും കഴിക്കാറ് .പിന്നെ പഴ വർഗങ്ങൾ നവ്യ കഴിക്കാറുണ്ടോ?

പഴവർഗ്ഗങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരുഭക്ഷണമാണ് എനിക്ക്

അതൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ആണല്ലെ? എനിക്ക് പഴവർഗങ്ങളിൽ തണ്ണി മത്തൻ, മാങ്ങ അങ്ങനത്തെ പഴവർഗങ്ങളാണ് താല്പര്യം. തണ്ണിമത്തനും പിന്നെ പപ്പങ്ങ

ഉണക്ക മുന്തിരിങ്ങ സത്യം പറഞ്ഞാൽ ശരീരത്തിന് വളരെ നല്ലതാണു

നമ്മുടെ മുഖത്തെ പാടുകളും അതും ഇതും ഒക്കെ മാറാൻ നല്ലതാണെന്നു ആണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള പരിചയം വച്ചിട്ട് ആണല്ലെ ? ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒണക്ക മുന്തിരിങ്ങ വെള്ളത്തില് തലേ ദിവസം രാത്രി ഇട്ടു വച്ച് രാവിലെ ഉണക്ക മുന്തിരിങ്ങയുടെ ആ വെള്ളം ഇട്ടുവയ്ക്കണ ഇത് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ വെള്ളം കുടിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് അതേ പോലെ ഭയങ്കര ഭയങ്കര നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആണല്ലേ എനിക്ക് മാങ്ങാ വച്ചിട്ടുള്ള കുറെ വിഭവങ്ങൾ ഇഷ്ടമാണ് മാങ്ങ വീട്ടിൽ വാങ്ങിയാൽ അത് തണുപ്പിക്കാൻ വെക്കും തണുത്തിരിക്കുന്ന മാങ്ങാ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പിന്നെ പച്ചക്കറികൾ വച്ചുനോക്കുമ്പോൾ എനിക്ക് പച്ചക്കറികളിൽ ഏറ്റവും ഇഷ്ടം വെണ്ടയ്ക്ക ആണ് വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സനീഷക്കൊ എനിക്ക് പച്ചക്കറികളിൽ വെണ്ടയ്ക്ക എനിക്ക് ഇഷ്ടമാണ്. നവ്യ പറഞ്ഞ പോലെ തന്നെ മെഴുക്ക് പുരട്ടി ഒക്കെ ഇഷ്ടമാണ്. പിന്നെ എനിക്കുള്ളത് ഉരുളക്കിഴങ്ങ് വറുത്തത്. പക്ഷേ അതൊന്നും ശരീരത്തിന് നല്ലതല്ല പക്ഷേ ചില നേരത്തൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോ അങ്ങനെ പിന്നെ തക്കാളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി ചാറ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നവ്യ പാചകം ചെയ്യാറുണ്ടോ? പാചകം ചെയ്യൽ കുറവാണു എന്നാലും ഞാൻ കഴിഞ്ഞിടക്ക് ഞാൻ കോഴി ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു ആണോ കൊള്ളാലോ? എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ പാചകം ചെയ്യുന്നെ? ആദ്യം ഒരു പാത്രം അരി എടുത്തിട്ട് ഒരു ചട്ടിയിലിട്ട് വെള്ളമൊഴിച്ചു വേവിക്കുക കുറച്ചു ഉപ്പും ഇട്ടിട്ട് പിന്നെ അത് വെന്തു എന്ന് മനസ്സിലാവുമ്പോൾ വെള്ളമുണ്ടെങ്കിൽ അത് ഊറ്റിക്കളയുക അതിനു ശേഷം ആ സമയത്തു നമ്മൾ വാങ്ങിവെച്ച കോഴി കുറച്ചു ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം മാറ്റിവെക്കുക എത്ര നേരം മാറ്റിവെക്കുന്നനോ അത്രയും നല്ലത് അത് കൂടുതൽ രുചികരമാവുകയേ ഉള്ളൂ

കുറച്ചു എന്ന ഒഴിച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി നല്ലോണം അതിലേക്ക് ഈ പുരട്ടി വച്ച ചിക്കൻ ഇട്ട് വെള്ളമൊഴിച്ചു ഒന്ന് വേവിക്കുക പിന്നെ അതിനു ശേഷം നമ്മൾ വേവിച്ചു മാറ്റിവച്ച ചോറ് അതിലേക്ക് ഇട്ടു മിക്സ് ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാം ആണല്ലെ? ഓഹ് ഭയങ്കര എളുപ്പമായിട്ടുള്ള വഴിയിൽ കൂടിയാണല്ലോ? നവ്യ പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. എളുപ്പമായിട്ടുള്ള വഴിയിൽ കൂടി ഉണ്ടാക്കാം ആ ഞാൻ ഇങ്ങനെ പാചകം ചെയ്യല് കുറവാണ്. ഞാൻ സാധാരണ വൈകുന്നേരം ചായക്ക് കഴിക്കാൻ ചായയുടെ കൂടെ കഴിക്കാൻ ചെറിയ ചെറിയ കടികളാണ് കൂടുതൽ ഉണ്ടാക്കാറ് . ഇങ്ങനെ പഴം പൊരി അതൊക്കെയാകുമ്പോ കുറച്ചുംകൂടി എളുപ്പമാണ്. കഴിക്കാനും കഴിക്കാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത്. പഴം പൊരി ഉണ്ടാകുമ്പോളെത്തേക്കും അങ്ങനെ ആ ചെറിയ ചെറിയ കഷണങ്ങളായി ഏത്തപ്പഴമൊക്കെ മുറിച്ച് അത് തന്നെ ഒരു ഒരു

വൈകുന്നേരം കടികളൊക്കെ കഴിക്കാറുണ്ട് പഴം പൊരിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അത് കൂടുതൽ കഴിക്കുംതോറും നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെയധികം അത് നമ്മളെ തടി വെപ്പിക്കും എന്ന് എന്റെ അമ്മയൊക്കെ പറയാറുണ്ട്

പിന്നെ ഞാൻ പുറത്തൊക്കെ പോവുമ്പോഴാണ് മിക്കപ്പോഴും കഴിക്കുന്നത് ആ എണ്ണ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെ ഒട്ടും നല്ലതല്ല. ശരിയാണ് പറഞ്ഞ പോലെ പക്ഷേ നമ്മളെ കേരളീയമായ ഭക്ഷണം അതൊക്കെ ആവുമ്പോഴാതെക്ക് നമുക്ക് കുറച്ച് അതിനോട് താല്പര്യം തോന്നി പോകുമല്ലോ? നമ്മൾ എന്തു ചെയ്യാനാണ്. അതേ പോലെ ഇപ്പോ ഞാനിങ്ങനെ ബജി ,മൊട്ട ബജി, മുളക് ബജി അങ്ങനെ കാ പച്ചക്കായിന്റെ ബജി അങ്ങനെ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നവ്യയ്ക്ക് അറിയോ? അതൊന്നും എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഈ മാവു വച്ചിട്ടാണോ മാവും ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണോ

കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ട് കുറച്ച് വേണേൽ എരിവിന് വേണേൽ കുരുമുളക് ഇടാം അതങ്ങനെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപെടില്ല. എനിക്ക് അത്കൊണ്ട് എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ട്. അപ്പൊ ഉപ്പും മുളക് പൊടിയും ഇട്ട് നല്ലോണം അത് കുഴച്ച് വച്ചിട്ട് നമുക്കിപ്പോ ആ മൊട്ട നല്ല രീതിയില് നമ്മള് പുഴുങ്ങി വച്ചിട്ടുണ്ടാകണംപുഴുങ്ങി വച്ചിട്ട് ചെറിയ രണ്ട് കഷണങ്ങളായി മുട്ട മുറിച്ച് വച്ചിട്ട് അങ്ങനെ ഈ മാവിലോട്ട് നല്ലോണം മുക്കി എന്നിട്ട് ചൂടായ എണ്ണ ഉള്ള ചട്ടിയില് എണ്ണ ചൂടാക്കാൻ വച്ചിരിക്കണം എന്നിട്ട് ചൂടായ എണ്ണ പാത്രത്തിലോട്ട് ആ എണ്ണ നല്ല തിളച്ചു വരുമ്പോഴാത്തേക്കും ഈ മൊട്ട നല്ല ഈ മാവില് നല്ലായിട്ട് മുക്കിയെടുത്തിട്ട് ഫുൾ മൊത്തത്തിലായിട്ട് അത് എടുത്ത് മൊത്തം എടുത്തിട്ട്

ചെയ്യേണ്ടത്. അത് എന്ന് വച്ചാ ഇപ്പോ കാ ബജി ആണെങ്കിലും അങ്ങനെ പല പല മുളക് ഭജിയാണെങ്കിലും ഇതേ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സ്വാദായായിരിക്കും. നല്ല മൂര് മുര

ആ എനിക്ക് ഭയങ്കര മുട്ട ബജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മള് പല പല ജില്ലകളിലുള്ള പലപല വേറിട്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഉന്നക്കായ, കായ്പോള അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണമാണ് . അങ്ങന എനിക്ക് പല പല ജില്ലകളിൽ നിന്ന് പല പല രുചിയുള്ള ഭക്ഷണം കഴിക്കണമെന്നു വളരെ ആഗ്രഹമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കണമെന്നു വളരെയധികം ആഗ്രഹമുണ്ട് ആണല്ലെ? ആ ഞാനും കുറച്ച് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്.അപ്പോ എനിക്കിങ്ങനെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉന്നക്കായ, കായ്പോള അതൊക്കെ നല്ല പ്രത്യേകമായി പിന്നെ ഞാൻ ഇങ്ങനെ കോഴിക്കാല് എന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കടികളൊക്കെ കഴിച്ച് കണ്ടിട്ടുണ്ട് . എന്ന് വച്ച അതിനെപറ്റി കുറെ കേട്ടിട്ടുണ്ട്. കഴിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ട്. പക്ഷേ ഇത് വരെ അത് കഴിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കോഴിക്കാല് എന്ന് പറയുമ്പോ നമ്മള് ഒരു പച്ചക്കറി അതൊരു കോഴിയുടേത് എന്തോ ആണ് അങ്ങനെയാണ് എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല അതൊരു പച്ചക്കറി കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക താരമായ ഒരു വിഭ വിഭവമാണ്. അതൊക്കെ നല്ല സ്വാദ് ആണെന്നാണ് ഞാൻ കെട്ടേക്കുന്നത്. അത് കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഉണയക്കായും കായ്പോളയും ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്.അത് നല്ല സ്വാദാണ് നല്ല മധുരമാർന്ന നല്ല ഒരു കടികളാണ് അതൊക്കെ ഉന്നക്കായ ഞാൻ കഴിച്ചിട്ടുണ്ട് കായപൊള ഞാൻ കഴിച്ചിട്ടില്ല ഉന്നക്കായ എന്ന് പറയുന്നത് ഏത്തപ്പഴം അതിന്റെ ഉളിൽ തേങ്ങാ വെക്കുന്നതല്ലേ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നതാണോ എഅ അത് തന്നെ അത് തന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നേ. നെയ്യില് നല്ല വറുത്തെടുക്കുന്ന പൊരിച്ച് നല്ല സ്വാദാണ് നെയ്യുടെയൊക്കെ സ്വാദയാകുമ്പോഴെത്തേക്ക് നമുക്ക് ഇങ്ങനെ നമ്മുടെ വായില് ഇങ്ങനെ കപ്പലൂറും അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ആ കടിയാണത് . ചായയും കാപ്പിയുമൊക്കെ കുടിക്കാറുണ്ടോ നവ്യ? ചായയും കാപ്പിയും ഒക്കെ കുടിക്കാറുണ്ട് . കാപ്പിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചായ അധികം ചെറുപ്പം തൊട്ടേ ഞാൻ കുടിക്കാറില്ല അപ്പം കുറെ കാലമായിട്ടു ഇപ്പം ഞാൻ കാപ്പി തന്നെയാണ് കുടിക്കുന്നത് എനിക്ക് പല പല സ്വാദിലുള്ള കാപ്പികൾ കുടിക്കാൻ ഇഷ്ടമാണ് ആണ് അല്ലേ ഭയങ്കര ആ അത് തന്നെ ഏലക്കയയൊക്കെ ഇട്ട ചായ കൂടിച്ചിട്ടുണ്ടോ? കാപ്പി എനിക്ക് പല തരം ഞാൻ അധികം കുടിച്ച് ശീലിച്ചിട്ടില്ല. ചായ പല രീതിയിലും നമ്മൾ ഇടില്ലെ? ഇപ്പോ മസാല ഇട്ടിട്ടുള്ള കുറച്ച് ചായ അങ്ങനത്തെ ചായ ഏലക്ക ചായ അതൊക്കെ കൂടിച്ചിട്ടുണ്ടോ നവ്യ? ആഹ് ഞാൻ പുതിയിനയില ഇട്ട ചായ കുടിച്ചിട്ടുണ്ട് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട് പുതിയനയില ഇട്ട് ഓഹ് അത് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. അത് നല്ല സ്വാദാണ് അല്ലേ? അതെ അത് നല്ലൊരു സ്വാദാണ് അത് നമ്മളെ സാധാരണ ചായ ഇടുന്നതുപോലെതന്നെ വെള്ളം തിളപ്പിച്ച് അത് കഴിഞ്ഞു അവസാനം മധുരമിട്ടു ഇളക്കിയതിനു ശേഷം പുതിയനയില ജസ്റ്റ് മുകളിക്കൊന്ന് ഇടും അപ്പം അങ്ങനെ കുടിക്കുന്നതാണ് പുതിയനയുള്ള കട്ടൻ ചായ ആ നല്ല ഞാനത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഇതാണ്. പുതിന ഇല ഇട്ട് കട്ടൻ ചായ കുടിക്കും എന്നുള്ളത്. ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല.നല്ല സ്വാദ് ആയിരിക്കും ഞാൻ ഒരു ദിവസം നവ്യയുടെ വീട്ടിൽ വരാം അപ്പോ നവ്യ എനിക്ക് ഉണ്ടാക്കി തരണം. ആഹ് ഉണ്ടാക്കിത്തരാം എന്തായാലും ഉണ്ടാക്കിതരും ആ ഞാനും നല്ല രീതിയില് ഏലക്കായ ഇട്ട ചായ ഉണ്ടാക്കും. അപ്പോ ഞാനും ഉണ്ടാക്കി തരാട്ടോ വരുമ്പോ. പിന്നെ രാത്രി ഭക്ഷണം എങ്ങനെയായിരിക്കും നവ്യ കഴിക്കാറ് ലഘുവായിട്ടാണോ നവ്യ കഴിക്കാറ്?

രാത്രി എനിക്ക് വളരെ കുറച്ചു കഴിക്കണം എന്ന ആഗ്രഹമാണ് കാരണം രാത്രി നമ്മൾ വളരെ കുറച്ചു കഴിക്കണം എന്നാണല്ലോ എപ്പോഴും നമ്മൾ രാവിലത്തെ ഭക്ഷണം രാജാവിനെപ്പോലെ കഴിക്കണം അങ്ങനെയൊക്കെ ആണല്ലോ കേട്ട് കേൾവി അപ്പൊ രാത്രി വളരെ കുറച്ചു കഴിക്കണം എന്നാണ് എന്റെ ഒരു ഇത് അപ്പോൾ ഞാൻ മിക്കപ്പോഴും പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കും കഴിക്കാറ്

ഓക്കേ ശരി ശരി